കയ്യാത്ത എന്താന്നൊയിച്ചാ എനിക്കു അറിയില്ലാട്ടോ actually ഞാൻ അധികം cook ചെയ്യാറില്ല അതാണ് സത്യാവസ്ഥ എന്തുകൊണ്ട് അല്ലെ ചോദ്യം നിങ്ങൾക്ക് സമയം കിട്ടായിട്ടാണോ

നിങ്ങൾക്ക് സമയം കിട്ടായിട്ടൊന്നല്ലല്ലോ സമയം കിട്ടായിട്ടാണോ ചോയിച്ച ആണ് സമയം കിട്ടാറില്ല പക്ഷെ ഇപ്പൊ ഒരു മാസായിട്ട് vacation ആയത് കാരണം സമയിണ്ട് പക്ഷെ ഈ ഒരു മാസത്തില് നോമ്പാണ് അത് കാരണം ബിരിയാണിയൊന്നും ഇണ്ടാക്കാറില്ലലോ തീർച്ചയായിട്ട് okay നിങ്ങൾ നോമ്പ് തുറക്കുമ്പോ എന്തൊക്കെ ഭക്ഷണാണ് ഏർ സാധാരണയായിട്ട് വീട്ടിൽ ഇണ്ടാക്കാറുള്ളത് നോമ്പറക്കുമ്പോ main ആയിട്ടുള്ളത് fruits കളാണ് അത് പിന്നെ നമക്ക് ഇണ്ടാക്കാനുള്ളതല്ലല്ലോ ആ okay fruits ന്ന് പറയുമ്പോ പിന്നെ വേറെ fruits അല്ലാതെ വേറെന്തൊക്കെയാണ് കഴിക്കാറുള്ളത്. വേറെ എണ്ണക്കടികൾ ഉണ്ടാക്കാറുണ്ട് അതായത് പഴംപൊരി സമൂസ അത്പോൽതൊക്കെ ആ okay എണ്ണക്കടികളിൽ നിങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട food ഏതാണ് സമൂസ അതെന്തു കൊണ്ടാണ് സമൂസ food ഏർ ഇഷ്ടപ്പെടാൻ കാരണം അതൊരു പ്രത്യേക taste ആണല്ലോ സ്വാഭാവികായിട്ടും അതികാളുകൾക്കു സമൂസ ഇഷ്ടായിരിക്കുവല്ലോ okay ഈ സമൂസ ഇഷ്ടാണെന്ന് പറഞ്ഞത് സമൂസന്റെ സവിശേഷതകൾ ഒന്ന് പറഞ്ഞു തരുവോ സവിശേഷതാന്ന് ചോദിച്ചാ എന്താ ഇപ്പോ അയിനായിട്ടെല്ലു chicken ഇണ്ടാവും അതാണ് അപ്പൊ ഈ chicken സമൂസയാണ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ട്ടല്ലേ അത് വെറും സമൂസ അല്ലെങ്കിൽ സമൂസാന്ന് പറയുന്നത് എത്ര item ഉണ്ടെന്ന് താങ്കൾക്ക് അറിയോ veg ഇണ്ട്

പിന്നെ chicken ന്റെ ഇണ്ട് beef chicken മാറ്റി beef ആക്കാ നമുക്ക് വേണെങ്കി അതെ അപ്പൊ മൂന്ന് item സമൂസ നമ്മുടെ മുമ്പിലിണ്ട്

അപ്പോ അയില് ഏറ്റവും ഇഷ്ടപ്പെട്ടത്ന്ന് പറയുന്നത് താങ്കൾ പറയുന്നത് നിങ്ങൾക്ക് chicken സമൂസയാണ്

അപ്പോ ഈ സമൂസാന്ന് പറയിണ സാധനം ഉണ്ടാക്കാനറിയോ ഉണ്ടാക്കാനറിയില്ല ആ ഓല ഒന്ന് മടക്കാൻ പോലും നിങ്ങക്ക് അറിയില്ലന്നാണോ താങ്കൾ പറയുന്നേ ഓല മടക്കാനാണേചിലറിയാത്തെ വേണെങ്കി ഞാൻ പൊരിക്ക ആരേലും മടക്കി തന്ന പൊരിക്കാനറിയ പക്ഷെ അഹ് മടക്കാനാ എനിക്കറിയാത്തത്

അതിനിക്ക് നല്ല മോശായിട്ടന്നെ തോന്നാറ് ഞാൻ ഒരുപാട് പ്രാവശ്യം try ചെയ്ത് നോക്കിയതാണ് എനിക്കങ്ങിട് ശരിയാവാറില്ല അപ്പൊ നിങ്ങള് അത്രേ ഉള്ളൂ നിങ്ങൾ ആ ഒരു work ല് ശ്രദ്ധിക്കുന്നത് എന്നാണ് അയില് മനസിലാക്കാൻ കഴിയുന്നത്

നിങ്ങൾക്കൊക്കെ ഉള്ള പ്രശ്നം എന്തെന്ന് വെച്ചാ phone കിട്ടിയാ പിന്നെ ഒന്നും വേണ്ടാ ആ ഒരു ചിന്താഗതിക്കാരാണല്ലേ നിങ്ങളൊക്കെ

അതിൽ നിന്ന് പിന്മാറാൻ നിങ്ങക്ക് ഇപ്പൊ എന്താ ചെയ്യേണ്ട വരിക എന്താ ചോയിച്ചാ ഏർ നമ്മക്ക് ഇങ്ങനെ സംസാരിച്ച് ഇരിക്കാൻ ആരേലും ഇണ്ടെങ്കി നമ്മക്ക് അതിനായിട്ട് നോക്ക പക്ഷെ ഇത് ആരും വീട്ടിലു ആരും ഇല്ലാത്ത സമയത്ത് നമ്മക്ക് phone അല്ലാതെ വേറെ പുറത്തിറങ്ങാനും കൂടി പറ്റുന്നില്ല അങ്ങത്തവസ്ഥയില് pjone അല്ലാതെ വേറൊരിതു ഇണ്ടാവുല്ല okay അതൊക്കെ പോട്ടെ നമ്മക്ക് food ന്റെ കാര്യത്തി തന്നെ വരാ നമ്മൾ food ലിപ്പോ നിങ്ങള്ച് ബിരിയാണി ഏറ്റവും ഇഷ്ട്ടാണെന്ന് പറഞ്ഞു ബിരിയാണി ഏതൊക്കെ item ബിരിയാണി ഇണ്ട് chicken ബിരിയാണി

പിന്നെ ഏത് ബിരിയാണിയാ പിന്നെ ബിരിയാണിന്ന് പറഞ്ഞ main ആയിട്ട് ഈ മൂന്ന് item ഉള്ളൂ നമ്മുടെ നാട്ടിലോക്കെ വരുന്നത് പിന്നെ പൊറ സ്ഥലത്തിക്ക് പോവുമ്പോ അതിന്റെ പേര് ഇങ്ങന മാറുന്നു ന്നല്ലാദി ബിരിയാണിക്ക് മാറ്റൊന്നും വരുന്നില്ല ആ അതെ അപ്പൊ ഈ ബിരിയാണിൽ ഏറ്റവും കൂടുതല് നമ്മള് നിങ്ങക്കിഷ്ടമുള്ള ബിരിയാണി ഏതാന്ന പറഞ്ഞെ beef ആണോ chicken ആണോ chicken ബിരിയാണി അപ്പോ ഈ ബിരിയാണി കൊണ്ടുണ്ടാവുന്ന പോഷക ഒന്നു പറഞ്ഞരോ വയറിന് നല്ല പ്രശ്നായിരിക്കൂട്ടോ കൊ അധികം കഴിച്ചാല് പിന്നെ ഈ chicken ഒന്നും അധികം കഴിക്കാൻ പറ്റൂല്ലാന്നുള്ള ഒരു concept ആണ് പക്ഷെ ഞാൻ നന്നായിട്ട് കണിക്ക് കഴിക്കാറുണ്ട് ട്ടൊ okay ഭാവിയിൽ നിങ്ങൾക്ക് ഈ chicken കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെന്ന് അറിയോ ഒരുപാട് രോഗങ്ങൾക്ക് കാരണാവുല്ലേ

ഏകദേശം ഒരാഴ്ച ആണോ

അപ്പ അതൊക്കെ വെറും നാപ്പത് ദിവസം കൊണ്ടാണ് ഒരു ചെറിയൊരു കോഴിക്കുട്ടി ഇത്ര പോന്ന കോഴി ആയി മാറുന്നെ അപ്പൊ അതുകൊണ്ടുള്ള പ അതെന്താ സംഭവംന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ കുത്തിവെക്കുന്ന മരുന്നിന്റെ affect കൊണ്ടാണ് അതിന്റെ ശരീരം അത്രയും വലുതായിട്ട് വരുന്നത് അത് നമ്മക്കറിയാലോ

അപ്പൊ എന്നിട്ട് പോലും നമ്മൾ അത് കഴിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അത് അതിന്റെ taste കാരണാണ് നമ്മള് കഴിക്കുണത് അത് നമ്മള പിടിച്ച് ഇരുത്തയാണ് അങ്ങട് അപ്പൊ ഈ taste കൂടാനുള്ളൊരു മരുന്ന് അതിൽ ചേർക്കുന്നുണ്ട് എന്നാണ് അർഥം അതെ അപ്പൊ ഈ taste കൂടാനുള്ള കാരണം നമ്മൾ അറിഞ്ഞിട്ട് പോലും നമ്മൾ എന്തുകൊണ്ടാണത് വീണ്ടും വീണ്ടും കഴിക്കുന്നത് അതാണ് ആർക്കും അറിയാത്തത് ട്ടോ അതറിയാതിരുന്ന് കഴിഞ്ഞ നമക് നമ്മുക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ

അപ്പൊ അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നത്

അപ്പോ ആ ഒരു പ്രശ്നത്തിന്ന് മുക്തി നേടാൻ നമുക്ക് വേറെ വഴികളില്ല ഇല്ല

ആ നമ്മളീ ഏറ്റവും കൂടുതലീ non veg ഒ കഴിച്ചാ നമ്മ നന്നായിട്ട് തടി കൂടുന്നല്ലേ പറയാ പിന്നെ അത് ആരോഗ്യത്തിന് അത്രേ നന്നല്ലല്ലോ

ഒരു മൃഗങ്ങളെ ഒക്കെ പിടിച്ച് അറുത്ത് കഴിക്കുമ്പൊ അവരുടെ അവരുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല അതുപോലെ നമുക്ക് വരുന്ന രോഗങ്ങളാവുന്ന വളരെ വളരെ വലുതാണ് അത് നമ്മൾ ചിന്തിക്കുന്നില്ല അതാണ് നമ്മ് എന്റേതല്ല നമ്മുടെ ലോകത്തിന്റെ മുഴുവുള്ള പ്രശ്ന അതാണ് ആ ഈ കൊഴുപ്പ് കൂടുതലാവും അതെ ഈ fat കൂടുമ്പോ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ് നമുക്ക് just ഒന്ന് ശ്വാസെടുക്കാൻ വരെ ബുദ്ധിമുട്ടായി മാറാറുണ്ട് തീർച്ചയായിട്ടും fat ന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ അടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതി അഥവാ ശരീരം കൊണ്ട് നമുക്ക് കൂടുതൽ വ്യായാമങ്ങളോ അല്ലെങ്കി കൂടുതൽ work ഓ കാര്യങ്ങളോ ചെയ്യാൻ കഴിയുന്നില്ല അതല്ലേ സത്യം അതെ നമ്മൾ കുറച്ച് നേരം നടന്നാ പോലും നമ്മക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് തീർച്ചയായിട്ടും അങ്ങനെതന്നെ നമുക്ക് ഏർ പറയാം എന്ത് വെച്ചയിഞ്ഞാൽ ഈ food കൊണ്ടുണ്ടാവുന്നത് ഇപ്പൊ main ആയിട്ട് ഈ പറഞ്ഞ പിന്നെ ഈ alfaham മന്തി അതുപോലെ അങ്ങനത്തെ കാര്യം ആ ഒരു food താങ്കൾ താല്പര്യപ്പെടുന്നോ

ഷവർമ അപ്പോ എങ്ങനെ പോയാലും താങ്കൾ chicken ലേക്കാണ് ചെല്ലുന്നത്

താങ്കൾക്ക് beef നെ കുറിച്ച് പറയാനൊന്നുല്ലേ അപ്പോ beef നെ കുറിച്ച് എനിക്ക് അത്ര വലിയ interest ഇല്ല

അത് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷവർമ എന്ന് പറഞ്ഞ സാധനം തന്നെ കഴിക്കില്ല കാരണം എന്താ വെച്ചാൽ അയിനാ കുറിച്ച് നിങ്ങക്ക് പറഞ്ഞരാട്ടില്ല

എന്താ വെചിന്നറിയ ഈ food ന്ന് പറയുന്നത് ഷവർമ എന്ന് പറയുന്നതൊക്കെ നമ്മളീ ച് നമ്മുടെ ഈ കോവാവ് കോഴീൽ കൊയ കോഴി വണ്ടീല് കോഴി കൊണ്ടരൂലേ ഈ തമിഴ് നാട്ടിന്നൊക്കെ

അപ്പോ അവിടുന്ന് വരുന്ന കോഴികളിൽ കുറെയെണ്ണം ഇവിടേക്ക് എത്തുമ്പക്ക് എന്താവും മരണപ്പെടുന്നുണ്ട്

ആ മരിച്ച കോഴിനെ പിടിച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നെ ഈ chicken ഷവർമ ഒക്കെ ഉണ്ടാക്കുന്നെ അതൊക്കെ നമ്മള് ആ ഒര് രംഗം കണ്ടഴിഞ്ഞാ പിന്നെ നമുക്ക് ആ ഒരു food അറപ്പായിപ്പോവും സ്വാഭാവികമായിട്ടും

ഇല്ല പക്ഷെ കോഴികൾക്ക് ഇപ്പൊ എന്തോ അസുഖക്കെ ഉണ്ടല്ലോ

ഇന്റെ വീട്ടിലില്ലാട്ടോ അത് okay ഇപ്പോ കോഴികള്ന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഈ ചൂട് കൂടുതലായോണ്ട് ഒരുപാട് കോഴികൾ വെറുതെ മരണപ്പെടുന്ന കാരണം കാണുന്നുണ്ടായി ആ അപ്പോ അങ്ങനൊക്കെയാണ് chicken കൊണ്ട് ഇപ്പൊ chicken food കൊണ്ടൊക്കെ വരുന്ന പ്രശ്നങ്ങള്ന്ന് നമ്മുക്ക് പറയാ ആ നിങ്ങള് chicken കഴിക്കാറില്ലേ

എന്താണെങ്കിലും നമ്മുക്ക് നമ്മളെ ശരീരം നോക്കി കഴിഞ്ഞ അത് അത്രയും better ആണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് beef കഴിച്ചാലും കൊറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ തീർച്ചയായിട്ടും non veg ന്ന് പറയുന്ന സാധനം കഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാവാറുമുണ്ട് ഏറ്റവും കൂടുതൽ നല്ലത് vegetables ആണ് പക്ഷെ നമ്മൾ ആരു അത് കഴിക്കാരില്ലാന്ന് മാത്രം അതെ നമ്മുടെ മറ്റു മതസ്ഥരെ സംബന്ധിച്ചെടുത്തോളം അത് ഭയങ്കര അവർക്ക് നമ്മുടെ ഈ veg നെ ക non veg നേക്കാളും veg ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരെ ശരീരം നോക്കുന്നത് കൊണ്ടാണല്ലോ അല്ലെ

അവര് കൂടുതൽ fat ഉം കാര്യങ്ങളൊന്നും അവരുടെ ശരീരത്തിൽ അടങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് താങ്കൾക്ക് എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് അത് തന്നെ പറയാറുള്ളത് നമ്മള് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളാണീ എന്താ non veg കഴിക്കണ്ട് അത് കൊണ്ട് നമ്മക്കാണീ ഏറ്റവും കൂടുതൽ അസുഖം ഉള്ളതും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണെന്ത വെച്ചഴിഞ്ഞാൽ നമുക്ക് മുസ്ലിംസ് അല്ലെങ്കിൽ നമ്മുടെ മതസ്ഥരെ സംബന്ധിച്ചടുത്തോളം നമുക്ക്

ആ അതിപ്പോ ഒരു news ഒക്ക ഇണ്ടാവുന്നല്ലോ ചെറിയ ചെറിയ കുട്ടിക്ക് വരെ heart attack വന്നൂന്ന് അപ്പൊ ഇതെന്താ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിലാന്ന് ഒന്നാമത് നമ്മളെ കുറിച്ചിട്ടുള്ള അതൊക്കെ ഇരിക്കിണത് അതായത് രോഗങ്ങളെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ ഈ ഒരു food കാരണം ഒരുപാട് dialysis വരെ ചെയ്യേണ്ട ആളുകള് നമ്മുടെ കൂട്ടത്തിലുണ്ട് അനക്കറിയില്ലേ അങ്ങനത്തെ ആൾക്കാരെ

അപ്പൊ അതൊക്കെ പറയുന്നേ ഈ food ൽ നിന്ന് വരുന്ന രോഗം തന്നെ ആണ് പിന്നെ food ല് ഏറ്റവു ഇഷ്ടപ്പെട്ട വെള്ളമേതാണ്

ആ mean അഥവാ നമ്മള് ഏറ്റവും കൂടുതൽ ഇഷ്ടപെട്ട drink എനിക്ക് ഈ തണ്ണിമത്തൻ juice നല്ലിഷ്ടാ juice കളിലെട്ടോ okay പിന്നെതാണ് പിന്നെ ഞാൻ coffee നന്നായിട്ട് കുടിക്കും okay നമ്മ ഈ ചായ ഈ ചായ കുടിക്കുന്നെ ഏറ്റവും നല്ല കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ ഏർ നല്ല കാര്യല്ല എല്ലാരും എന്നോട് പറയാറുണ്ട് കുടിക്കുമ്പോ കൊറച്ച് കുടിച്ചാ മതി കൊറച്ച് കുടിച്ചാ മതിന്ന് പക്ഷെ എനിക്ക് ഞാൻ എന്തോ addict ആണയില് okay അതൊക്കെ നമ്മുടെ ശരീരത്തിന് വരുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണല്ലോലെ ആ അതെ എന്താണെങ്കിലും പിന്നെ നമ്മളെ ഈ ഒരു food ല് പിന്നെ താങ്കള് ഈ chocolate ഉം കാര്യങ്ങളും അങ്ങനത്തൊക്കെ തിന്നാറുണ്ടോ ആ നന്നായിട്ട് chocolate കഴിക്കാറുണ്ട് okay ഈ chocolate നമ്മള് ഒ ഓ ഒര് കാര്യം പറഞ്ഞയിഞ്ഞാ അത് addict ആവുണൊരു സാധനാന്ന് ഉള്ള അറിയാലോ ആ അതെ അപ്പൊ ഈ chocolate കഴിക്കുമ്പോ ഉണ്ടാവുന്ന പ്രശ്നം എന്താന്ന് അറിയോ chocolate കഴിച്ചാ ഒന്നാമത് നന്നായിട്ട് തടിക്കുംന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് തന്നെ main ആയിട്ടുള്ള പ്രശ്നം ഈ chocolate എന്തിൽ നിന്നാ ഉണ്ടാക്കുന്നെ അറിയോ

ആ ഒരു coco pie എന്നുള്ളൊരു സാനുണ്ട് അതിൽ നിന്നാണ് chocolate നിങ്ങളീ ഏർ എവിടേക്കെങ്കിലും ഈ യാത്ര ചെയ്തിട്ടുണ്ടോ

ആ okay അപ്പോ അവടൊക്കെ ഈ ഊട്ടീലോക്കെ പോയി കഴിഞ്ഞാ അവിടുന്നാണ് ഈ കൂടുതലായിട്ടും ഈ chocolate ഒക്കെ ഉണ്ടാക്കി വരുന്നത് അപ്പോ അവിടുന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇങ്ങത്തെ ഓരോ പഴത്തുമ്മന്നാണ് ഈ chocolate ഒക്കെ ഉണ്ടാക്കുന്നെ ക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു food ആണ് ഈ chocolate ഉം കാര്യങ്ങളൊക്കെ പിന്നെ ice cream എങ്ങനെ ഇഷ്ടാണോ icecream എനിക്ക് നല്ലിഷ്ടാണ് okay ice cream ഇഷ്ടപ്പെട്ടാനുള്ള കാരാണെന്താണ് അതെന്താ നമുക്ക് ഒരു നമുക്കൊരു mind ന് ഒരു സമാധാനാണ് അത് കഴിച്ചഴിഞ്ഞാല് ആ okay അപ്പൊ ഓരോ food ൽ ഓരോ സമാധാനാണ് താങ്കൾ കാണുന്നത് അല്ലെ

അല്ല നമ്മക്ക് നമ്മളെ mind ഇനൊരു സമാധാനാണ് okay അപ്പൊ ജീവിക്കാൻ വേണ്ടീട്ടല്ല ഭക്ഷണം കഴിക്കുന്നേ

ഹങ്ങനെയല്ല ആ okay എന്തായലും നമുക്ക് ഇതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാ okay

എല്ലാവർക്കും നമസ്‍കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റാംസാർ Site കളെ കുറിച്ചാണ് റാംസാർ convention നു കിഴിൽ സംരക്ഷിക്കപ്പെടാൻ list ചെയ്യപ്പെട്ടിട്ടുള്ള തണ്ണീർത്തട പ്രദേശത്തെ റാംസാർ site എന്നാണ് വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് january വരെ ആകെ രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തൊമ്പത് തണ്ണീർത്തടങ്ങളെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചു പോരുന്നു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 ഉപ്പുകലർന്നതോ ആയ വെള്ള കെട്ടുകൾ ചതുപ്പ് പ്രദേശങ്ങൾ fine fin pit land എന്നിങ്ങനെ ഉള്ള പ്രദേശങ്ങളാണ് തണ്ണീർത്തടങ്ങൾ വേലിയേർക്ക സമയത് ആറു meter ൽ കൂടുതൽ ആഴമിലാത്ത കടൽത്തീരത്തോട് ചേർന്ന പ്രദേശങ്ങളെയും തണ്ണീർത്തടമായി വിശേഷിപിക്കുന്നുണ്ട് തടാകങ്ങൾ നദികൾ അരുവികൾ അഴിമുഖങ്ങൾ കണ്ടൽ പ്രദേശങ്ങൾ ജല സംഭരണികൾ എന്നിവ എല്ലാം തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടും അന്റാർട്ടിക്ക ഒഴികെ ഉള്ള എല്ലാ ഭൂകണ്ഡങ്ങളിലും തണ്ണീർത്തടങ്ങൾ കാണപ്പെടുന്നു തണ്ണീർത്തടങ്ങൾ ഭൂമിയുടെ വൃക്കളായി കണക്കാക്കാറുണ്ട്‌ ജീവസമ്പത്തിൻ്റെ കലവറകളായ തണ്ണീർത്തടങ്ങളെ ഭൂമിയുടെ വൃക്കകൾ എന്നുവിളിക്കുന്നു മലിന ജലത്തെ ശുദ്ധികരിച്ച് ജീവ ജാലകങ്ങളുടെ സംരക്ഷണം ഉറപ്പ് തുന്നതിനാണ് ഇങ്ങനെ വിളിക്കുന്നത് വൈവിധ്യമാർന്ന സസ്യജന്തു ജാലങ്ങളുടെ പ്രധാന അവേസ് ആവാസകേന്ദ്രം കൂടിയാണ് തണ്ണീർത്തടങ്ങൾ ജൈവവൈവിധ്യത്തിൽ നിന്ന് അതുല്യമായ പ്രകൃതിസമ്പത് പ്രധാനം ചെയ്യാനും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 ഏർ ജല ജലത്തിൻ്റെ ഗുണ നിലവാരം ഉയർത്തൽ തണ്ണീർത്തട വിഭവങ്ങളുടെ ലഭ്യത പോഷക സംക്രമണം സസ്യജന്താലങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ ഒരുക്കൽ എന്നിവ തണ്ണീർത്തടങ്ങൾ വിവിധ തരത്തിൽ ഉണ്ട് ഒന്ന് ഒന്നാമത്തെ type തണ്ണീർത്തടമാണ് നദി തീര തണ്ണീർത്തടം നദികൾ അരുവികൾ വെള്ളച്ചാട്ടങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിഭാഗമാണ് നദി തീര തണ്ണീർത്തടം

പ്രദേശ ഉപ്പു lagoon കൾ പവിഴ പി പവിഴപുറ്റുകൾ തുടങ്ങിയവ ഇതിൽപെടുന്നു മൂന്നാമത്തെ type തരം തണ്ണീർത്തടമാണ് ചതുപ്പ് തണ്ണീർത്തടം ഇടതൂർന്ന് വളരുന്ന കുറ്റിച്ചെടികൾ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 ഇവുടെ രൂപപെടുന്നവ അഞ്ചാമത്തെ type ആണ് നീരുറവകൾ ഉപ്പുവെള്ളം നിറഞ്ഞ ചതുപ്പുകൾ അഴിമുഖങ്ങൾ കായലുകൾ കണ്ടൽപ്രദേശങ്ങൾ ഭൂഗർഭജലത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് നിസർഗമിക്കുന്ന തണ്ണീർത്തടങ്ങൾ തുടങ്ങിയവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ആറാമത്തെ തരം ആണ് കൃതിമമായി നിർമിക്കപ്പെട്ട തണ്ണീർത്തടങ്ങൾ ഒരു നിശ്ചിത അളവിൽ ജലം സംഭരിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ വേണ്ടി മനുഷ്യൻ നിർമിച്ചിട്ടുള്ള തണ്ണീർത്തടങ്ങൾ ആണ് ഇവ reservoir ഉകൾ അണക്കെട്ടുകൾ എന്നിവ ഈ വിഭാഗത്തിലെ തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരങ്ങൾ ആണ് എന്താണ് ramsar ഉടമ്പടി? തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും അവയുടെ സുസ്ഥിമായ ഉപയോഗവും ലക്ഷ്യo വെച്ചുകൊണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തിഒന്ന് february രണ്ടിന് ഇറാനിലെ കാസ്പിയൻ കടൽത്തീരത്തുള്ള റാംസാർ നഗരത്തിൽ വെച്ച് ഒരു ഉച്ചകോടി സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായി രൂപംകൊണ്ട ഉടമ്പടിയാണ് റാംസാർ ഉടമ്പടി തണ്ണീർത്തടങ്ങളുടെ convention എന്നും ഇത് അറിയപ്പെടുന്നു തുടക്കത്തിൽ പതിനെട്ട് ലോക രാജ്യങ്ങൾ ഒപ്പ് വെച്ച ഈ ഉടമ്പടിയിൽ നിലവിൽ നൂറ്റിഎഴുപത്തിരണ്ട് രാജ്യങ്ങളുടെ പ്രതിനി പ്രാതിനീത്യം ഉണ്ട് UNESCO യുടെ അംഗീകാരത്തോടെ ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ

സുസ്ഥിര വികസനം കൊണ്ടുവരാനും ഈ convention ലക്ഷ്യമിടുന്നു ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ലോകത്തെ ആദ്യത്തെ റാംസാർ ത site ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട തണ്ണീർത്തട പ്രദേശമാണ് ഓസ്‌ട്രേലിയയിലെ കോബാർക് peninsula നിലവിൽ നൂറ്റി എഴുപത്തി അഞ്ച് site കൾ ഉള്ള united kingdom ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റാംസാർ site കൾ ഉള്ള രാജ്യം രണ്ടാം സ്ഥാനത്ത് മെക്സിക്കോ ആണ് റാംസാർ സംരക്ഷണ സംരക്ഷണ തണ്ണീർടങ്ങൾ ഉള്ള ഏറ്റവും വൃത്തതയുള്ള രാജ്യം ബൊളീവിയ ആണ് റാംസാർ Convection നടന്ന തിയതിയുടെ സ്മരണാർത്ഥം february രണ്ട് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നു തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചും അവ സംരക്ഷിക്കേണ്ടത്തിൻ്റെ ആവശ്യകതയെ കുറിച്ചും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 കെ ആലോടിയ national park ഉം റാംസാർ പട്ടികയിൽ ഇടം നേടി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി രണ്ടിൽ february ഒന്നിനാണ് ഇന്ത്യ റാംസാർ convention ഇൽ ഒപ്പ് വെച്ചത് ഏറ്റവും കൂടുതൽ റാംസാർ site കൾ ഉള്ള ദക്ഷിണേഷ്യൻ രാജ്യമാണ് ഇന്ത്യ പശ്ചിമബംഗാളിലെ സുന്ദർബന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസാർ site ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റാംസാർ site ൽ ഹാ site ഹിമാചൽ പ്രദേശിലെ രേണുക തടാകമാണ് നിലവിൽ പതിനാല് site കളുള്ള തമ്മിൽനാടാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റാംസാർ site കളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശിനാണ് രണ്ടാം സ്ഥാനം അവിടെ പത്തു site കൾ ഉണ്ട് ഇന്ത്യയിൽ ഒമ്പതാം സ്ഥാനത്തു ഒമ്പത് സംസ്ഥാനങ്ങൾ ഒരു റാംസാർ സ site മാത്രമാണ് ഉള്ളത് ഗോവ കർണാടക ആസാം ആന്ത്രാപ്രദേശ് മണിപ്പുർ ത്രിപുര ഉത്തരാഖണ്ഡ് ബീഹാർ മിസോറം എന്നിവയാണ് ആ സംസ്ഥാനങ്ങൾ റാംസാർ site കളുള്ള കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണ് ജമ്മുകാശ്മീർ അവിടെ അഞ്ച് site കളുണ്ട് ലഡാക് രണ്ട് site ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ നാലേ point ആറേ മൂന്ന് ശതമാനാണ് തണ്ണീർത്തടങ്ങൾ ഇന്ത്യയിലെ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും നിലനിൽപ്പും ഉറപ്പു വരുത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്ത്വം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനാണ്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 ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കണ്ടൽകാടാണ് ഉച്ചബായം കണ്ടൽ വനം അത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്‌നാട്ടിലാണ് റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ട ഇന്ത്യലെ ഏറ്റ മനുഷ്യ നിർമിതമായ ഏറ്റവും വലിയ തണ്ണീർത്തടാകം ഹൈദർപൂർ തണ്ണീർത്തടാകം തണ്ണീർതടമാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽകാ ഉപ്പ് ജലം നിറഞ്ഞ നിറഞ്ഞ ചതുപ്പ് നിലമായ ചിൽകാ ഇന്ത്യയിലെ ആദ്യ റാംസാർ site കളിൽ ഒന്നാണ് ഒഡിഷ സംസ്ഥാനത്താണ് ഏർ ദയാൻ സംസ്ഥാനത്ത് ദയാ നദിയോട് ചേർന്നാണ് ചിൽകാ തടാകം സ്ഥിതി ചെയ്യുന്നത് break fast ദ്വീപ് honey moon ദ്വീപ്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 ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടമാണ് ഹരികെ തണ്ണീർത്തടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ് കാശ്മീർ താഴ്വരയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് ഒകാര തണ്ണീർത്തടം

കർണാടകയിലെ ആദ്യ റാംസാർ site ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷിസങ്കേതമാണ് രംഗംതിട്ടു പക്ഷി സങ്കേതം ഇത് കർണാടകയിലെ പക്ഷികാശി എന്നാണ് അറിയപ്പെടുന്നത് ഇത് നമുക്ക് കേരളത്തിലെ റാംസാർ site കളെ നോക്കാം കേരളത്തിൽ ആകെ മൂന്ന് റാംസാർ site കളാണ് ഉള്ളത്. ഒന്ന് വേമ്പനാട്ട് കൊൽ തണ്ണീർത്തടാകം രണ്ട് അഷ്ട്ടമുടി കായൽ മൂന്ന് ശാസ്‌താംകോട്ട കായൽ വേമ്പനാട്ട് കൊൽത്തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടാകം ഇത് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ എന്നീ ജില്ലകളിലായി സ്ഥിചെയ്യുന്നു അഷ്ടമുടി കായൽ